ഹായ് ലിനക്സിലെ ജനറൽ പർപ്പസ് യൂട്ടിലിറ്റീസ് നെ കുറിച്ചുള്ള സ്പോക്കെൻ ടുട്ടോറിയലിലേക്ക് സ്വാഗതം
ഈ ടുട്ടോറിയലിലിൽ അടിസ്ഥാനപരവും അതെ സമയം ഏറ്റവും അധികം ഉപയോഗിക്കുന്നതുമായ ലിനക്സ് ലെ ചില കമാൻഡ്സ് കളെയാണ് നമ്മൾ ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്
ഇതിന്റെ പ്രധാന ഉദ്ദേശ്യം Linux ൽ ജോലി ചെയ്യാൻ ഒരു നല്ല തുടക്കം നിങ്ങൾക്കു നൽകുക എന്നതാണ്
ആദ്യമായി നമ്മൾ കാണാൻ പോകുന്നത് എച്ചോ കമാൻഡ് ആണ്
പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ലിനക്സ് കമാൻഡ്സ് കൾ കേസ് സെൻസിറ്റീവ് ആണ് എന്നതാണ്
കേസ് സെൻസിറ്റീവ് അല്ല എന്ന് സൂചിപ്പിക്കാത്ത പക്ഷം ഇവിടെ എല്ലാ കമാൻഡ് കളും അതിന്റെ ഓപ്ഷൻസ് കളും സ്മോൾ ലെറ്റേർസ് ൽ ആണ്
മെസേജുകൾ സ്ക്രീനിൽ പ്രദർശിപ്പിക്കുന്നതിനാണ് ഈ കമാൻഡ് ഉപയോഗിക്കുന്നത്
ടെർമിനൽ ലിലേക്ക് പോകുക
Ctrl Alt t എന്ന കമാൻഡ് ഒരു ടെർമിനൽ ഉബുന്റു വിൽ തുടങ്ങാൻ സഹായിക്കും
ഈ കമാൻഡ് ഒരുപക്ഷെ എല്ലാ യുണിക്സ് സിസ്റ്റംസ് ത്തിലും പ്രവർത്തിക്കില്ലായിരിക്കും
ഒരു ടെർമിനൽ തുറക്കുന്നതിനുള്ള നടപടിക്രമം മുൻപേതന്നെ മറ്റൊരു സ്പോക്കൻ ട്യൂട്ടോറിയൽ ലിൽ വിശദീകരിച്ചിട്ടുള്ളതാണ്
എച്ചോ സ്പേസ് ഹെല്ലോ വർൾഡ് എന്ന് പ്രോംപ്റ്റ് ൽ ടൈപ്പ് ചെയ്തു എന്റർ അമർത്തുക
ഇത് ഹെല്ലോ വർൾഡ് എന്ന സന്ദേശം സ്ക്രീനിൽ പ്രിന്റ് ചെയ്യും
ഒരു വേരിയബിൾ ന്റെ മൂല്യം പ്രദർശിപ്പിക്കുന്നതിനും നമുക്ക് എച്ചോ കമാൻഡ് ഉപയോഗിക്കാം
പ്രോംപ്റ്റ് ൽ എച്ചോ സ്പേസ് ഡോളർ ഷെൽ എന്ന് ക്യാപ്പിറ്റലിൽ ടൈപ്പ് ചെയ്തു എന്റർ അമർത്തുക
ഇത് ഔട്ട്പുട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഷെൽ നെയാണ്
എസ്കേപ്പ് sequences സും നമ്മുക്ക് എച്ചോ command ന്റെ ഒപ്പം ഉപയോഗിക്കാം
ഇതിനു വേണ്ടി ലിനക്സ് ൽ eഹൈഫെൻ ഇ ഓപ്ഷൻ നമുക്ക് ഉപയോഗിക്കെണ്ടുന്നതായി ഉണ്ട്
പൊതുവായ എസ്കേപ്പ് സീക്വൻസസ് ൽ ടാബ് നുവേണ്ടി t പുതിയ ലൈനിന് വേണ്ടി n കൂടാതെ ഉപയോഗിക്കുമ്പോൾ പ്രോംപ്റ്റ് അതെ നിരയിൽ തന്നെ പ്രദർശിപ്പിക്കാൻ കാരണമാകുന്ന c എന്ന എസ്കേപ്പ് sequence ഉം ഉൾകൊള്ളുന്നു
എന്തെങ്കിലും എന്റർ ചെയ്യുന്നതിന് മുൻപ് ഒരു സന്ദേശം പ്രോംപ്റ്റ് ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നു എങ്കിൽ ഇത് ഉപയോഗപ്രദമാണ്
പ്രോംപ്റ്റ് ൽ ടൈപ്പ് ചെയ്യുകT എച്ചോ സ്പേസ് മൈനസ് e സിംഗിൾ quot നുള്ളിൽ ബാക്ക് സ്ലാഷ് എന്ന കമാൻഡ് കൊടുത്തു എന്റർ അമർത്തുക
enter a കമാൻഡ് എന്ന് പ്രിന്റ് ചെയ്തതിനുശേഷം അതെ നിരയിൽ തന്നെ പ്രോംപ്റ്റ് പ്രത്യക്ഷപെടുന്നതായി നമുക്ക് കാണാം
ലിനക്സ് കെർണൽ ലിന്റെ ഏതു പതിപ്പാണ് പ്രവർത്തിക്കുന്നത് എന്നറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും
ഇതും നമ്മുടെ machine ന്റെ മറ്റു പല സ്വഭാവവിശേഷതകളും അറിയുന്നതിനായി നാമെ കമാൻഡ് നമുക്കുണ്ട്
ഉണമേ സ്പേസ് ഹൈഫൻ എന്ന് പ്രോംപ്റ്റ് ൽ ടൈപ്പ് ചെയ്തു എന്റർ അമർത്തുക
എന്താണ് നിങ്ങളുടെ യൂസർനേം എന്നറിയുവാൻ വ്ഹോ സ്പേസ് എഎം സ്പേസ് I എന്ന് prompt ൽ ടൈപ്പ് ചെയ്തു എന്റർ അമർത്തുക
ഇത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ സിസ്റ്റം ഒരു മൾട്ടിയസർ സിസ്റ്റം ആണെങ്കിൽ സിസ്റ്റം ത്തിൽ ഇപ്പോൾ ലോഗിൻ ചെയ്തിട്ടുള്ള എല്ലാ യൂസർസ് ന്റെയും പേരു ചേർത്തിരിക്കുന്ന പട്ടികയുള്ള വ്ഹോ കമാൻഡ് ൽ നിന്നും വരുന്നതാണ്
ചിലപ്പോൾ നിങ്ങളുടെ ലോഗിൻ പാസ്വേർഡിൽ കംപ്രമൈസ് ചെയ്യുകയോ ചിലപ്പോൾ മാറ്റം വരുത്തുകയോ ചെയ്യേണ്ടതായി വരും
ഇതിനുവേണ്ടി നമുക്ക് പാസ്സ്വ്ഡ് കമാൻഡ് ഉണ്ട്
p a s s w ഡ് എന്ന് പ്രോംപ്റ്റ് ൽ ടൈപ്പ് ചെയ്തു എന്റർ അമർത്തുക
നിങ്ങൾ ഈ കമാൻഡ് ടൈപ്പ് ചെയ്യുമ്പോൾ നിലവിലുള്ള പാസ്സ്വേർഡ് ടൈപ്പ് ചെയ്യുവാൻ നിങ്ങളോട് ആവശ്യപെടും
ഇവിടെ ഞാൻ എന്റെ സിസ്ടത്തിന്റെ നിലവിലുള്ള പാസ്സ്വേർഡ് ടൈപ്പ് ചെയ്യുന്നു
അതു ശരിയായി എന്റർ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പുതിയ പാസ്സ്വേർഡ് എന്റർ ചെയ്യുക
ഉറപ്പു വരുത്തുന്നതിനായി ഇത് വീണ്ടും എന്റർ ചെയ്യുക
പക്ഷെ നമ്മുടെ നിലവിലുള്ള പാസ്സ്വേർഡ് മറന്നുപോയാൽ നമ്മൾ എന്ത് ചെയ്യും
അപ്പോഴും നമ്മൾക്ക് നിലവിലുള്ള പാസ്സ്വേർഡ് അറിയാതെ തന്നെ പാസ്സ്വേർഡ് മാറ്റുവാൻ കഴിയും
പക്ഷെ റൂട്ട് user ക്ക് മാത്രമേ അതു ചെയ്യുവാൻ കഴിയൂ
ഇനി ആരാണ് റൂട്ട് യൂസർ
ഈ കമ്പ്യൂട്ടറിൽ പ്രത്യേക അധികാരങ്ങൾ ഉള്ള ഒരു ആൾ ആണ് ഇത്
സാദൃശ്യം വരച്ചു കാട്ടാനായി നമുക്ക് പറയാം റൂട്ട് യൂസർ എന്നത് Windows ൽ അഡ്മിനിസ്ട്രേറ്റർ സ്റ്റാറ്റസ് ഉള്ള ഒരു യൂസർ നു തുല്യമാണ്
system ത്തിന്റെ തീയതിയും സമയവും അറിയാൻ നമുക്ക് താല്പര്യം ഉണ്ടായിരിക്കാംഇതിനുവേണ്ടി നമുക്ക് ഡേറ്റ് കമാൻഡ് ഉണ്ട്
terminal ലിൽ ഡേറ്റ് എന്ന് ടൈപ്പ് ചെയ്തു എന്റർ അമർത്തുക
ഇത് നിങ്ങളുടെ ഇപ്പോഴത്തെ സിസ്റ്റത്തിന്റെ സമയവും തീയതിയും കാണിച്ചു തരും
നമ്മൾ കാണുന്നതുപോലെ ഡേറ്റ് കമാൻഡ് തീയതിയും സമയവും കൂടിയാണ് തരുന്നത്
ഇത് വളരെ ഉപയോഗപ്രദവും കൂടാതെ വിവിധ ഓപ്ഷൻസ് ഉം ഉള്ള ഒരു യൂട്ടിലിറ്റി ആണ്
ഇത് നമുക്ക് മണിക്കൂർ മിനിറ്റ് സെക്കന്റ് hhmmഎസ്എസ്എന്ന ഘടനയിലുള്ള സമയം മാത്രം നൽകുന്നു
prompt ൽ ഡേറ്റ് സ്പേസ് പ്ലസ് പെർസെന്റേജ് സൈൻ നിനൊപ്പo സ്മോൾ h എന്ന് ടൈപ്പ് ചെയ്തു എന്റർ അമർത്തുക
ഇത് മാസത്തിന്റെ പേരു നൽകുന്നു
പ്രോംപ്റ്റ് ൽ ഡേറ്റ് സ്പേസ് പ്ലസ് പെർസെന്റേജ് സൈൻ സ്മോൾ m എന്ന് ടൈപ്പ് ചെയ്തു എന്റർ അമർത്തുക
ഇത് വർഷത്തിലെ മാസത്തിനെ സംഖ്യാപരമായ ഘടനയിൽ നൽകുന്നു
ഇവിടെ 02 എന്ന് കാണിക്കുന്നത് ഫെബ്രുവരി മാസത്തെയാണ്
നിങ്ങൾക്കു ലഭിക്കുന്ന ഔട്പുട്ട് അനുസരിച്ച് ഇതിനെ താരതമ്യം ചെയ്യുക
prompt ൽ ഡേറ്റ് സ്പേസ് പ്ലസ് പെർസെന്റേജ് സൈൻ സ്മോൾ y എന്ന് ടൈപ്പ് ചെയ്തു എന്റർ അമർത്തുക
ഇത് ഇപ്പോഴത്തെ വർഷത്തിന്റെ അവസാന രണ്ട് അക്കങ്ങൾ നൽകുന്നു
ഈ option നുകളെ കൂട്ടിചേർക്കുവാനും നമുക്ക് കഴിയുംഉദാഹരണത്തിനു പ്രോംപ്റ്റ് ൽ ഡേറ്റ് സ്പേസ് പ്ലസ് വിത്തിൻ ഡബിൾ ക്യൂട്ടീസ് പെർസെന്റേജ് സ്മോൾ h പെർസെന്റേജ് സ്മോൾ y എന്ന് ടൈപ്പ് ചെയ്തു എന്റർ അമർത്തുക
ഇവിടെ കാണിക്കുന്നത് ഫെബ്രുവരി 11 എന്നാണ്
ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു കമാൻഡ് കാൽ ആണ്
ഇത് അത്ര സാധാരണം അല്ലെങ്കിലും ഏതു വർഷത്തിന്റെയും ഏതു മാസത്തിന്റെയും കലണ്ടർ കാണാൻ നിങ്ങളെ സഹായിക്കുന്നു
ഇപ്പോഴത്തെ മാസത്തിന്റെ കലണ്ടർ കാണാൻ പ്രോംപ്റ്റ് ൽ കാൽ എന്ന് ടൈപ്പ് ചെയ്തു എന്റർ അമർത്തുക
ഏതെങ്കിലും ഒരു പ്രത്യേക മാസത്തിന്റെ കലണ്ടർ കാണണമെങ്കിൽ ഉദാഹരണത്തിനു ഡിസംബർ 2070 പ്രോമ്പ് ൽ കാൽ സ്പേസ് 12 സ്പേസ് 2070 എന്ന് ടൈപ്പ് ചെയ്തു എന്റർ അമർത്തുക
ഇത് ഡിസംബർ 2070 ന്റെ കലണ്ടർ നമുക്ക് തരുന്നു
കൂടുതൽ പഠിക്കുനതിനുമുന്പു നമുക്ക് ഫൈൽസ് നെയും ഡയറക്ടറീസ് യെക്കുറിച്ചും പരിചയപെടാം
ലിനക്സ് ൽ മിക്കവാറും എല്ലാം ഫയൽ ആണ്
അപ്പോൾ എന്താണ് ഒരു ഫയൽ160
യഥാർത്ഥ ജീവിതത്തിൽ ഫൈൽ എന്നത് നമ്മുടെ ഡോക്യുമെന്റ്സും പേപ്പറും സൂക്ഷിക്കാൻ പറ്റുന്ന ഇടത്തെയാണ്
അതുപോലെ തന്നെ ഒരു ലിനക്സ് ഫൈൽ എന്നത് ഇൻഫർമേഷൻ നുകളെ സൂക്ഷിക്കുന്നതിനുള്ള ഒരു കണ്ടെയ്നർ ആണ്
അടുത്തതായി എന്താണ് ഒരു ഡയറക്ടറി
ഒരു ഡയറക്ടറി എന്നത് ഫൈൽസ് ന്റെയും മറ്റു ഡയറക്ടറീസ് കളുടെയും ഒരു ശേഖരം ആണ് എന്ന് മനസിലാക്കാം
ചിട്ടയായ രീതിയിൽ നമ്മുടെ file കളെ ക്രമപ്പെടുത്താൻ ഒരു ഡയറക്ടറി നമ്മളെ സഹായിക്കുന്നു
വിൻഡോസ് ലെ folder കൾക്ക് സമം ആണിത്
ലിനക്സ് സിസ്റ്റം തിലേക്കു നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ ഡിഫോൾട്ട് ആയി ഒരു ഹോം directory യിൽ ആണ് ചെല്ലുന്നത്
ഹോം ഡയറക്ടറി കാണുന്നതിനായി പ്രോംപ്റ്റ് ൽ എച്ചോ സ്പേസ് ഡോളർ ക്യാപിറ്റലിൽ ഹോം എന്ന് ടൈപ്പ് ചെയ്തു എന്റർ അമർത്തുക
അടുത്ത കമാൻഡ് നമ്മൾ ഇപ്പോൾ പ്രവര്ത്തിച്ചുകൊണ്ടിരിക്കുന്ന ഡയറക്ടറി ഏതെന്നു കാണുവാൻ സഹായിക്കുന്നു
പ്രസന്റ് വർക്കിങ് ഡയറക്ടറി എന്ന് വ്യക്തമാക്കുന്ന പിഡബ്ല്യുഡി ആണ് ഇത്
prompt ൽ പിഡബ്ല്യുഡി എന്ന് ടൈപ്പ് ചെയ്തു എന്റർ അമർത്തുക
ഒരിക്കൽ ഡയറക്ടറി യെ പറ്റി മനസിലാക്കിയാൽ പിന്നെ ആ ഡയറക്ടറി ൽ ഉള്ള files കളെയൂം സബ് directory കളെയൂം പറ്റി അറിയാൻ നമ്മൾ ആഗ്രഹിക്കുംഇതിനു വേണ്ടി നമുക്ക് എൽഎസ് കമാൻഡ് ഉപയോഗിക്കാം
ഇത് വളരെയധികം വിപുലമായി Unix ലും Linux ലും ഉപയോഗിക്കുന്ന കമാൻഡ് ആണ്
എൽഎസ് കമാൻഡ് ടൈപ്പ് ചെയ്തു എന്റർ അമർത്തുക
ഇപ്പോൾ ഈ ഔട്ട്പുട്ട് നിരീക്ഷിക്കുക
Files ഉം subdirectory കളും സാധാരണയായി വ്യത്യസ്ത കളറിലാണ് കാണിച്ചിരിക്കുന്നത്
എൽഎസ് എന്നത് വളരെയധികം ഉപയോഗമുള്ള command ഉം പല options കളുള്ളതും ആണ്
അതിൽ ചിലതിനെ നമുക്ക് ഇപ്പോൾ കാണാം
prompt ൽ എൽഎസ് സ്പേസ് മൈനസ് മൈനസ് ആൽ എന്ന് ടൈപ്പ് ചെയ്തു എന്റർ അമർത്തുക
ഇത് ഹിഡൻ ഫൈൽസ് അടക്കം എല്ലാ files കളും കാണിച്ചു തരുന്നുഇവിടെ ഹിഡൻ ഫൈൽസ് എന്ന് പറയുന്നതു ഫൈല്നേംസ് ഡോട്ട് നാൽ ആരംഭിക്കുന്നതിനെയാണ്
നമുക്ക് file കളെ കാണുക മാത്രമല്ല കൂടുതൽ വിവരങ്ങൾ ലഭിക്കണമെങ്കിൽ നമ്മുക്ക് മൈനസ് l എൽ ഓപ്ഷൻ ഉപയോഗിക്കാം
കമാൻഡ് എൽഎസ് സ്പേസ് മൈനസ് സ്മോൾ l എൽ എന്ന് മാത്രം ടൈപ്പ് ചെയ്തു എന്റർ അമർത്തുക
ഇത് നമ്മൾക്ക് ഫൈൽ അനുമതികൾ ഫൈൽ owner ന്റെ പേര് അവസാന ഭേദഗതിയുടെ സമയം bytes ലുള്ള ഫൈൽ ന്റെ വലിപ്പം മുതലായവ തരുന്നു
ഈ ഓപ്ഷൻ ന്റെ fields നെ പറ്റിയുള്ള വിവരണം ഈ ടുടോരിയലിന്റെ സാദ്ധ്യതകൾക്കും അപ്പുറത്താണ്
എൽഎസ് നെ പല options ന്റെയും കൂടെ ഉപയോഗിക്കാനും പറ്റും അതു നമുക്ക് പിന്നീട് കാണാം
ഈ വിവരണങ്ങളെല്ലാം സ്ക്രീനിൽ പ്രദർശിപ്പിക്കുന്നതിനു പകരം ഒരു file ൽ ശേഖരിച്ചു വയ്ക്കാൻ പറ്റും
ചുരുക്കത്തിൽ ഏതു command ന്റെയും ഔട്ട്പുട്ട് ഈ വിധത്തിൽ നമ്മൾക്ക് ഒരു file ൽ ശേഖരിച്ചു വയ്ക്കുവാൻ കഴിയും
റൈറ്റ് ആംഗിൾ bracket ഉം file ന്റെ പേരും പിന്നീടു വരുന്നത് പോലെ കമാൻഡ് ടൈപ്പ് ചെയ്യുക
ഉദാഹരണത്തിനു എൽഎസ് സ്പേസ് മൈനസ് സ്മോൾ l സ്പേസ് റൈറ്റ് ആംഗിൾ ബ്രാക്കറ്റ് സ്പേസ് ഫൈലിൻഫോ എന്ന് എഴുതി എന്റർ അമർത്തുക
ഇപ്പോൾ എല്ലാ file കളും directory കളുടെ വിവരങ്ങളും ഫൈലിൻഫോ എന്ന് പേരുള്ള file ൽ രേഖപ്പെടുത്തും
പക്ഷെ ഈ ഫൈൽ ന്റെ ഉള്ളടക്കം എപ്രകാരം നമുക്ക് കാണാൻ പറ്റും
ഇതിനായി നമുക്ക് കാട്ട് കമാൻഡ് ഉണ്ട്
കാട്ട് സ്പേസ് ആൻഡ് ഫൈൽ നെയിം ടൈപ്പ് ചെയ്യുക
ഇവിടെ ഇത് ഫൈലിൻഫോ ആണ്
എന്നിട്ട് എന്റർ അമർത്തുക
ഇപ്പോൾ നമുക്ക് അതിന്റെ ഉള്ളടക്കം കാണാം
യഥാർത്ഥത്തിൽ കാട്ട് ന്റെ മറ്റൊരു പ്രധാന ഉപയോഗം ഒരു ഫൈൽ ഉണ്ടാക്കുവനാണ്
ഇതിനായി പ്രോംപ്റ്റ് ൽ കാട്ട് സ്പേസ് റൈറ്റ് ആംഗിൾ ബ്രാക്കറ്റ് സ്പേസ് ഫൈല്നേം ഉദാഹരണത്തിനു ഫൈൽ1 എന്ന് ടൈപ്പ് ചെയ്തു എന്റർ അമർത്തുക
ഇപ്പോൾ നമ്മൾ എന്റർ അമർത്തുമ്പോൾ കമാൻഡ് user ൽ നിന്നും input നായി കാത്തിരിക്കും
എന്തുതന്നെ നമ്മൾ ടൈപ്പ് ചെയ്താലും അതു file ൽ എഴുതപ്പെടും
അതുകൊണ്ട് എന്തെങ്കിലും വാചകം ടൈപ്പ് ചെയ്യുക
ഇപ്പോൾ input ന്റെ അവസാനം ആയി എന്ന് സൂചിപ്പിക്കുവാനായി എന്റർ കീ അമർത്തുക
ഇപ്പോൾ CtrlD കെയ് കൾ ഒരുമിച്ചമർത്തുക
ഫൈൽ1 എന്ന പേരിൽ ഒരു ഫൈൽ അവിടെ മുൻപേ തന്നെ നിലനില്കുന്നു എങ്കിൽ യൂസർ ഇൻപുട്ട് ഈ file ൽ എഴുതപ്പെടും
നിലവിലുള്ള ഫൈൽ1 എന്ന ഒരു file ന്റെ അടിയിൽ കൂട്ടിച്ചേർക്കുവാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ പ്രോംപ്റ്റ് ൽ കാട്ട് സ്പേസ് ഡബിൾ റൈറ്റ് ആംഗിൾ ബ്രാക്കറ്റ് സ്പേസ് ഫൈൽ1 എന്ന് ടൈപ്പ് ചെയ്തു എന്റർ അമർത്തുക
നമുക്ക് ചർച്ച ചെയ്യപ്പെടാവുന്നതായ മറ്റു പല command കളും അവിടെയുണ്ട് പക്ഷെ നമുക്ക് തല്ക്കാലം ഇത്രയും കൊണ്ട് നിർത്താംയഥാർത്ഥത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള എല്ലാ command കൾക്കുപോലും ഇവിടെ പരാമർശിക്കപ്പെടാത്തതായ നിരവധി option കളും സാധ്യതകളും ഉണ്ട്
ഇത് നമ്മളെ ഈ സ്പോകെൻ ടുടോരിയലിന്റെ അവസാന ഭാഗതെതിച്ചിരുക്കുകയാണ്
സ്പോക്കൺ ടുട്ടോറിയലുകൾ ടോക്ക് ടൂ എ ടീച്ചർ പ്രൊജക്റ്റിറ്റിന്റെ ഭാഗമാണ്
ഇത് ഐസിടി യിലൂടെ നാഷണൽ മിഷൻ ഓൺ എജുകേഷനാൽ സഹായം ചെയ്യപ്പെട്ടിരിക്കുന്നു
ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ താഴെ പറയുന്ന ലിങ്കിൽ ലഭ്യമാണ്
ഈ സ്ക്രിപ്റ്റ് നൽകിയിരിക്കുന്നത് സൌമ്യ ആണ്
ഇത് ഇൽ നിന്നും സൈൻ ഓഫ് ചെയ്യുന്നു
നമസ്കാരം